എങ്ങനെയായാലും നമ്മുടെ നാട്ടില് ആ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം corona യ്ക്ക് ശേഷം വല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുപാട് അഹ് ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തീരെ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഒരു വര്‍ഷം എല്ലാ വീടുകളിലും വെള്ളം വറ്റിയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങടെ നാട്ടില് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ, അങ്ങനെ എവിടെയും വെള്ളം കിട്ടാതെ ഒരവസ്ഥ ആയിരുന്നു. Government ല്‍ നിന്ന് വെള്ളം അവിടുന്നും ഇവിടുന്നും ഒക്കെ വണ്ടിയിലൊക്കെ കൊടുന്ന് അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടനുഭവിച്ചു. കാരണം, കിണറുകളിലൊക്കെ തീരെ വെള്ളമില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് സംഭവിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും അന്ന് അതില്‍ നിന്നൊക്കെ ത്വരണം ചെയ്യാന്‍ സാധിച്ചു. അതുപോലെ ഇനി അങ്ങനെ ഒരു വെള്ളമില്ലാത്തൊരവസ്ഥ നമുക്കൊന്നും വരാതിരിക്കട്ടെ.

ഇനി അതുപോലൊരു കാലാവസ്ഥ വരാതിരിക്കട്ടെ. corona യ്ക്ക് ശേഷം നമുക്ക് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല വെള്ളത്തിന്. corona ന്‍റെ മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളം ഇല്ലാത്തതിന്‍റെ പേരില്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. അപ്പോ നമുക്ക് ഇന്നീ വിഷയത്തെ കുറിച്ച് പിന്നീട് സംസാരിക്കാം.

Hihello അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ disastermanagement നെ കുറിച്ചു തന്നെയാണ് അപ്പൊ നമ്മുടെ പണ്ടത്തെ പാരമ്പര്യം അനുസരിച്ചു നമ്മൾ ചെയ്യുന്ന

ഒരു മാറ്റം ഇതിൽ കാണാൻ കഴിയും. അതിൽ ഒന്ന് എന്താന്ന് വച്ചാല് പരപ്രേരണ കൂടാതെ സംരംഭങ്ങളും ആളുകളുമൊക്കെ help ചെയ്യാൻ മുന്നോട്ട് വരും നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ആൾക്കാര് സഹായിക്കുവാനായി മുന്നോട്ടു വന്നതാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ ആരാണെങ്കിലും ഇങ്ങനെ എല്ലാ വിധ help കളും പ്രളയത്തിന്റെ സമയത്ത് ചെയ്തതാണ്. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് എന്തുതന്നെയായാലും പ്രളയം ഇനി രണ്ടാമത്തേതായിട്ടു പറയുന്നത് എല്ലാം സംഭവിച്ചതിനു ശേഷം അത് ശരിയാക്കാം എന്ന attitude ഉണ്ടല്ലോ അതിനു പകരം അത് വന്നാൽ അതിന്റെ destruction എത്രത്തോളം കുറയ്ക്കാം ഇന്ന് നാം നേരത്തെ തന്ന്നെ അതിനു ready ആയി നിൽക്കണം. അത് വളരെ important ആണ്. നമ്മുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി proact mitigation approach ലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ വലിയ തോതിൽ അതെ destructionnatural disaster മൂലമുള്ള destruction കുറയ്ക്കുവാൻ കഴിയും disaster management എന്നത് ഒരു multi discipline area ആണെന്ന് പറയും കാരണം അതിൽ include ആയിരി ക്കുന്നത് നമ്മുടെ പലപല കാര്യങ്ങളാണ് multi sector എന്ന് പറഞ്ഞാല് എല്ലാത്തരം ആളുകളും ഇതിൽ ഉൾപ്പെടും അതിൽ സമ്പന്നരോ ദരിദ്രരോ എന്നില്ല AdministratorScientistVolunteersCommunities അങ്ങനെ പലപല sector കളിലെ ആളുകളും ഇതിൽ part ആകുന്നുണ്ട്. പിന്നെ അവരുടെ role Activities ഒക്കെ നമുക്കൊരു disaster സംഭവിക്കുന്നതിനു മുൻപ് തന്നെ നമുക്ക് ആവശ്യമാണ് എന്നാലും ഇവരെല്ലാം തമ്മിൽ തമ്മിൽ depend ചെയ്തുമാണ് ഇരിക്കുന്നത്. ഇതു ~ ഇതിന് ഒരു co-ordinator വേണം co-ordinator ഇല്ല എങ്കിൽ role

സഹായിക്കണം എന്നാലേ ഉള്ളൂ അതിനൊരു result നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാവരും പാവപ്പെട്ടവരാണ് ഒരാള് മാത്രം രക്ഷപെട്ടു പോകുക എന്നുള്ള അല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് വരേണ്ടത്. എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ജീവിക്കേണ്ടവരാണ് എല്ലാവരെയും ഒപ്പം രക്ഷപ്പെടുത്തുക എല്ലാവരും ഒപ്പം രക്ഷപ്പെടുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് വരേണ്ടത്. അതിനൊരു example ആണ് നമ്മുടെ Scientistresearch വഴി ഒരു disaster നെ സംബന്ധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്

എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് success ആയി പോകുകയുള്ളു. അതുപോലെ തന്നെ governmentagencies ഉം non-governmentorganisation നും തമ്മിലുള്ള ഒരു bond ഉണ്ടായിരിക്കണം. പഴയകാലത്തെ വച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരുപാടു warning system നമുക്കുണ്ട്. ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ അത് വീട്ടിലിരുന്നു നമുക്ക് അറിയാൻ കഴിയും. ഇന്ന സമയത്തിൽ ഇന്ന വേഗത്തില് ഇന്ന സ്ഥലത്തു ചുഴലിക്കാറ്റ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും. കാരണം നമ്മുടെ കൈയിലൊക്കെ smart phone ഉണ്ട് TV's ഉണ്ട് എല്ലാവിധ സംവിധാനങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച പെട്ടെന്ന് പെട്ടെന്ന് ആ second ൽ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകളെ മാറ്റിപാർപ്പിക്കാനും രക്ഷിക്കാനും നമ്മുക്ക് സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അറിയുന്നില്ലന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരായ എല്ലാ ആളുകളും ആ disaster ൽ ഉൾപ്പെട്ടുപോകുകയല്ലേ ചെയ്യുന്നത് നമ്മൾ അറിയുവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാകുന്നരീതിയിൽ എല്ലാ ജനങ്ങളിലേക്കും അതെത്തിച്ചു കൊണ്ട് നമുക്ക് അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ കഴിയും അത് എന്തുകൊണ്ടും നമ്മുടെ warning system ഒരുപാട് better ആയതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ new gen system ങൾ വളരെ better ആയതു കൊണ്ടാണ് നമുക്ക് അതിനു സാധിക്കുന്നത്പഴയകാലത്തെ വച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് accurate ആണ് ചില സമയത്ത് നാളെ മഴയുണ്ടാകും എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്ഇ. നി നാളെ വെയിലായിരിക്കും എന്ന് പറഞ്ഞാല് ചിലപ്പോൾ നല്ല അതിശക്തമായ മഴയായിരിക്കും. അല്ല മഴ പെയ്യൂല്ല എന്ന് പറഞ്ഞാല് അപ്പൊ മഴ പെയ്യും അങ്ങനെയൊക്കെയുള്ള ഓരോ കാലാവസ്ഥയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം സാഹചര്യത്തിലാണ് disaster mitigation ന് important role ചെയ്യാൻ കഴിയുന്നത് disaster വരുമ്പോൾ അതിനു മൂന്നു phase ഉണ്ടെന്ന് പറയും അതിൽ ഒന്നാണ് disaster ന് prepare ചെയ്യുക എന്നുള്ളത് disaster നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട് അതിനെ prepare ചെയ്തിരിക്കുക എന്നുള്ളത് പിന്നെ രണ്ടാമതാണ് അതിന്റെ Respond എന്ന് പറയുന്നത്. ദുരന്തം ഉണ്ടായിരിക്കുമ്പോൾ അതിനെ respond ചെയ്യുന്നു, പിന്നീട് അതിനു ശേഷം recover ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിൽ അഹ് കണ്ടുവരുന്ന ഒന്നാണ് ഒരു disaster എന്നുപറയുന്നതെന്താണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്, നമ്മുടെ ഭൂകമ്പം. ഭൂകമ്പം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഭൂകമ്പം. ഭൂമിയുടെ പ്രതലത്തിൽ ഉണ്ടാകുന്ന ഒരു ചലനം. ഇതിനെയാണ് Earthquake അഥവാ ഭൂകമ്പം എന്ന് പറയുന്നത് ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വച്ചാല് ഭൂമിയുടെ ഉള്ളിലോ ഭൂമിയുടെ പ്രതലത്തിലോ വലിയരീതിയിലുള്ള ഊർജ്ജം പുറന്തള്ളുന്ന എന്തെങ്കിലും പ്രവൃത്തികളുണ്ടായാല് അതിന്റെ ഭാഗമായിട്ടാണ് ഭൂമിക്കൊരു കുലുക്കം സംഭവിക്കുന്നത്. അതുപോലെത്തന്നെ മറ്റൊന്നാണ് മറ്റൊരു വലിയ disaster ണ് ഉരുൾപൊട്ടൽ എന്നുപറയുന്നത്കേ. രളത്തിന്റെ തെക്കുതോട്ട് വടക്കുവരെ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ report ചെയ്തിട്ടുണ്ട്. അതും പല വർഷങ്ങളിൽ പലവർഷങ്ങളില് എന്നാണ് ആ ഉരുൾ പൊട്ടൽ എന്നോ എങ്ങനെയാണ് ആ ഉരുൾപൊട്ടൽ എന്നോ ഉരുൾപൊട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് പൊതുജനം. അതി ശക്തമായ മഴയിൽ ഭൂമിക്കുള്ളിൽ സംഭരിക്കുന്ന ജലം അതിതീവ്രമായ മർദ്ദത്താൽ പുറംതള്ളുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇത് സംഭവിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണ്വെ. ള്ളത്തിനൊപ്പം ഭൂമിക്കടിയിലെ കല്ലും മണ്ണും പാറയും അതി ശക്തമായി പുറത്തേക്ക് തള്ളുന്നു. ഇവർ വൻതോതിൽ ഞൊടിയിടയിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തും മനുഷ്യന്റെ സാമീപ്യമില്ലാതെ ഉൾക്കാട്ടിലും, മലമ്പ്രദേശത്തും ഒക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ഭൂമികുലുക്കം സ്ഫോടനം, കടുത്ത വരൾച്ച, പിന്നാലെയുള്ള പേമാരി ഇവയെല്ലാം ഉരുൾ പൊട്ടലിൽ ചെന്നെത്തിക്കാവുന്ന സ്വാഭാവിക കാരണങ്ങളാണ്. ഇതൊന്നുമല്ലാതെ നിർത്താതെ ദിവസങ്ങളോളം പെയ്യുന്ന ശക്തമായ മഴയും ഉരുൾപൊട്ടലിനുള്ള ഒരു കാരണമാണ്. നൂറുകണക്കിന് വർഷങ്ങളുടെ ഫലമായിട്ടാണ് ഭൂമിയിൽ ഒരുനുള്ള് മണ്ണുണ്ടാകുന്നത് ആ മണ്ണിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ദുർനടപ്പും വാശിയുമാണ് ഇപ്പോളുണ്ടാകുന്ന പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള മറുപടിയാണ്. പ്രകൃതി മനുഷ്യന് അമ്മയെപ്പോലെയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചുനല്കുന്നതെന്താണ് ഇടിച്ചുനിരത്തപ്പെട്ട മലനിരകളും, നികത്തപ്പെട്ട വയലുകളും, വെട്ടിനിരത്തിയ കാടുകളും, തടഞ്ഞു നശിക്കപ്പെട്ട നീർചാലുകളുമൊക്കെയാണ്. ഇവയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വയലുകളെല്ലാം നികത്തി അവിടെ വലിയ വലിയ കെട്ടിടങ്ങളും മറ്റ് estate കളുംഒക്കെ തുടങ്ങി അതിനെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. കാടുകൾ നിരത്തി അവിടെ അവിടെയല്ല ഉം quarry കളും മറ്റും രൂപപ്പെടുത്തുന്നുണ്ട് നീർച്ചാലുകൾ നമ്മുടെ നീർച്ചാലുകൾ കുളങ്ങൾ തോടുകൾ എല്ലാം മലിനമാക്കിക്കൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും ഒക്കെ നമ്മുടെ നീർച്ചാലുകളെയൊക്കെ നാശമാക്കുന്നുണ്ട്. അതിനു നമ്മെ പരിപാലിപ്പിച്ചു നമ്മെ നമ്മുടെ പ്രകൃതി ഇന്നൊരു പ്രതികാര ദുർഗ്ഗയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതുതന്നെയാണ്. പശ്ചിമഘട്ടത്തെ കുറിച് പഠിച്ച report വായിക്കാം government നിയോഗിച്ച ശ്രീ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തിപതിമൂന്നിൽ പറഞ്ഞു, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഒരു നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തമായിരിക്കും. അത് സംഭവിക്ക അത് സംഭവിക്കാൻ നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും വേണ്ട വെറും നാലോ അഞ്ചോ വർഷങ്ങൾ മതി. അപ്പോ

hello എടാ ഞാന്ന് ഏർ ഇപ്പം പൊറത്തുണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുവാട. ഇന്ന് നേരത്തെ എറങ്ങിയാർന്നു എന്തുവാടാ ആ free യാട free ആ ഇവിടെ election ന്റെ പരിപാടിയൊക്കെ നടക്കുന്നൊണ്ട് ഭയങ്കര ഭയങ്കര പരിപാടികൾ ആഹ് ഹും ആ ഇവിടെ നേരത്തെത്തെ ഒരു member മരിച്ചാർന്നേ

അപ്പതോണ്ട്. അല്ലലല്ല നമ്മടെ ward ല്ല അപ്പ് ആഹ് നമ്മടെ നമ്മടെവ്ട്ന്ന്‌ കൊറച് പോണം പന്ന മഴ ഇന്നലെ ഇടിവെട്ടിപെമാരിയായി അപ്പാർത്തേ തേങ്ങാക്കെ നിന്ന്കത്യാർന്നു

ഓഹ് ന്തുവാടെ rich ആണല്ലോ ഇപ്പോ ആഹ് നിങ്ങള് മറ്റേ എല്ലാം റെഡ്‌മി fans ആണോ പിന്നല്ലാതെ നിങ്ങളെല്ലാരും റെഡ്മി ആന്നല്ല അവനു ഇപ്പം എടുത്തത് റെഡ്‌മി ആന്ന് തോന്നല്ലോ നിന്റ അനിയന്. റീയൽമി ആന്നോ. എട father nt അമ്മേടെ കയ്യിലും റെഡ്‌മി ഇരിക്കുന്നുണ്ട്

ഉം അപ്പോപിന്നാ കോഴപുല്ല അഹ്

ഉം ഉം വൊഡാഫോണ് ന നല്ല range ഉണ്ടെന്ന് പറഞ്ഞാർന്നു അവർ പക്ഷെ എടക്ക് വെച് മറ്റേ ഈ ഐഡിയ കേറിയപ്പതേനും ഉള്ള range ഉടെ പോയ്

ഓ ഓഹ് ആ പിന്നാ work നു പോയപ്പാ എടുത്തല്ലേ

ഒള്ള range കൂടെ പോയി കിട്ടി എടാ phone ന് heating ഏർ ന്ത complaint വല്ലോം ഒണ്ടോ ആഹ് ആഹ് എന്താ

പുതിയ എടുത്തതാ ഉം ഓഹ് അത് storage full ആയോണ്ടാണോ

അല്ല മറ്റേ ram ഇനി ഇപ്പോ പുതിയതായി കാണുഡാ മറ്റേ ഓരോ ദിവസം ഏർ ഓരോ app ന്റെ ഒക്കെ update ഭയങ്കരായിട്ട് കൂടിക്കൂടി വരുന്ന സമയം അപ്പൊ ആ വരുന്നുണ്ട് അപ്പൊ അതിന്റെയാ ചെയ്യും ഉം ഉം

ജി ഐ ക് ഇപ്പം monthly രണ്ട് gb ടെ plan ഉണ്ട് അതിൽ കൂടലുണ്ട് ആ ഞാൻ ഈ year ലി ചെയ്തിട്ടെക്‌വാട year ആകുമ്പോ ഇച്ചിരി ലാഭോണ്ട് അതാവുമ്പോ പിന്നാ ഒന്നു അറിയണ്ടാ

ഉം നമ്മടെ ഇത് വന്നായിരുഡാ നമ്മടെ ട്രായുടെ പുതിയ നിയമം വന്നായിരുന്ന് എന്ന് വെച് കഴിന്നാൽ നമ്മടെ ജിയോ അല്ലായിരുന്നോ ഇപ്പം എല്ലാം free ആയിട്ട് കൊടുത്തോണ്ട് ഇരിന്നെ unlimited call unlimited net അതെല്ലാം ജിയോ അല്ലയോ അതിനു മുമ്പ് നമ്മൾ എല്ലാരും പൈസ അറുത്തു നമ്മടെ തല അറുത്തു മേടിച്ചോണ്ടിരുന്നതല്ലേ ആ offer ഏർ ആദ്യമൊക്കെ എന്താ ചെയ്യാ sim ന് ഏർ നമ്മടെ ഡോകോമൊയാണ് ഇവ്ടെ ആദ്യം net കൊണ്ടുവരുന്നത് offer ന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പതിനഞ്ച് രൂപയ്ക് അഞ്ഞൂറ് mb അതൊക്കെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോ ഡോകോമോ ഇല്ല ഡോകോമോയൊക്കെ two g spectrum ഏർ spectrum case ല് പോയി പിണാണ് നമ്മടഏർ ഇവര് വരുന്നത് ഓരോ പുതിയ പുതിയ team കൾ വീഡിയോകോൺ വന്നിട്ടുണ്ട്

ഇങ്ങോട് വിളിച് കഴിഞ്ഞാൽ തന്നെ ഏർ പൈസ കിട്ടും അവർക് ചില്ലറ പൈസകൾ ആയിട്ട് അവരുടെ account ൽ credit ആകുവായിരുന്നു. നമ്മളെ ഒരാളെ വിളിച് സംസാരിച് കൊണ്ട് ഇരുന്നാ മതി അങ്ങനെ ഉള്ള ഒരുപാട് offer കൾ ഓരോ sim കാര് ഇറക്കിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ നിലനിൽപിന് വേണ്ടി കാരണം അന്ന് ന്ന് വെച്ച കഴിഞ്ഞാ വൻ ഇതായിരുന്നു എയർടെൽ പിന്നെ ഭയങ്കര competition ആയിരുന്നു എയർടെൽ, വൊഡാഫോൺ, ഐഡിയ ബി എസ് എൻ എൽ, ടാറ്റഡോകോമോ, വിർജിൻ മൊബൈൽ, വീഡിയോകോൺ അങ്ങനെ ഒരുപാട് ഇണ്ടായിരുന്നു എല്ലാറ്റിന്റെയും ഒരു sim card എന്റയ്ത്തന്നെ ഉണ്ടാരുന്നു ആഹ് അന്നു എൻ്റെ കയ്യിൽ ഇപ്പോഴും എൻ്റെ sim ഐ ഇപ്പോഴും collection കിടപ്പുണ്ട് കാരണം എല്ലാ ഇത് റിലൈൻസിന്റേത് എല്ലാത്തിന്റെയും ഉണ്ടായിരുന്നു കാരണം offer റു offer പെരുമഴ ആയിരുന്നു അന്ന് എല്ലാം എടുത്തങ്ങു collect ചെയ്ത് വിടുവായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സമയത്താണ് ഇവർ ഇത്പോലെ spectrum case വന്നപ്പോഴത്തേണ് എല്ലാം പോയി കാരണം offer കളെല്ലാം മറ്റേ ടാറ്റഡോകോമോ ഒരു offer കൊണ്ടുവന്നപ്പോഴത്തേന് അതിൻ്റെ ടാറ്റഡോകോമോൻ്റെ sim എടുത്തു എൻ്റെ എൻ്റെ ഇപ്പോഴും അഹ് നമ്പർ ആക് ഇപ്പോഴും കിടക്കുന്നത് ടാറ്റഡോകോമോയുടെ number രാ port ചെയ്ത് port ചെയ്ത ഞാൻ ഇപ്പോഴ് ഇതേ ആഹ് port ചെയ്ത് port ചെയ്ത് കാരണം അതിനകത്തു നല്ല offer ആയിരുന്നു പതിനഞ്ച് രൂപയ്ക്ക് ആരും കൊടുക്കത്തില്ലായിരുന്നു അഞ്ഞൂറ് mbകാർഡ് പിന്നെ ഇപ്പൊ unlimited അല്ലെ ആഹ് കിട്ടും കിട്ടും പിന്നെ നീ എന്തിനാ ഇപ്പം വിളിച്ചത് ഞാൻ ഏർ ചർച്ച വേറെ അത് ന്നേ ചർച്ചയിലേക് കേറി പോയി

ഓഹ് പറഞ്ഞതാ വാർത്താനെല്ലാം correct ആയി അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം correct തന്നെയിരുന്നു അവര് ഒറ്റ field ഇൽ തന്നെയാ കേറിപ്പോയിക്കൊണ്ടിരുന്നത നീ പിന്നെ ഏത് sim അ എടുത്തത് ഹും എൻ്റെ ജിയോയാടാ ജിയോ ജിയോ ജിയോ എടാ വിഐ നീ ഒരു കാര്യം എന്തിനാ വിഐക്കോ എടാ ജിയോക്ക് range ഉണ്ട് ജിയോക്ക് range ന്ന് വച്ച് കഴിഞ്ഞാല് ജിയോടെ tower ന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ

ഏഹ് വെച്ചവന്റെ work പോലെ വച്ച ഇപ്പൊ അവനും കുടുങ്ങും ഇപ്പൊ അങ്ങനായി അങ്ങനായപ്പഴത്തേനും പഷേ ജിയോടെ നല്ല ഒരു procedure ആണ് അവര് കാണിച്ചേക്കുന്നത് കാരണം നമ്മക്ക് പെട്ടെന്ന് കണ്ട്പിടിക്കാൻ പറ്റത്തില്ല കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു തെങ്ങു നിക്കുന്നു അല്ലേൽ ഒരു പന നിക്കുന്നു പക്ഷേ അത് tower ആ അതുപോലെ തന്നെ അല്ലാ ആ model ലാ അവര് set ചെയ്യുന്നേ അതൊരു സാ അതൊരു tower ആണത് പക്ഷേ അയിന്റെ model അങ്ങനാന്ന് അതുപോലതന്നെ നമ്മുടെ എന്തോ പിന്നെ നമ്മുടിവിടെ അടുത്ത് കൊല്ലത്തൊക്കെ ഇണ്ടല്ലോ കൊല്ലത്ത്‌ നമ്മുടെ കെ എസ് ആർ ടി സി stand ൻറെ opposite പിന്നെ നമ്മുടെയീ വീട്ടിലെ tank ഉണ്ട് tank ഇന് അകത്ത് ഇവര് അഹ് അഹ് നമ്മടെ range പിടിക്കുന്ന സാധനങ്ങളും അയിന്റെ antina കളും കാര്യങ്ങളും എല്ലാം അയിനാകത്ത്‌ ഇറക്കി വെച്ചിട്ട് അവരതൊരു അഹ് ഉം tower ഉം ആക്കും ആ ഒരു tank ഇനെ ആഹ് ആഹ് ആ അമ്മാതിരി കഴിവാണ് technology വളർന്ന് ഒരുപാട് ഹും കാരണംന്ന് വച്ചാല് ഈ ജി ജിയോടെ range വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മടെ ഇപ്പൊ normal ആയിട്ട് ഇപ്പോം ഏർ ഇത്രേം അളവിൽ കൊടുക്കുമ്പഴത്തേന്

നമ്മക്ക് കഴിക്കാൻ പറ്റുന്ന food എല്ലൊം നമ്മക്ക് കഴിക്കാൻ പറ്റും over ആയി കഴിഞ്ഞ തന്നെ നമ്മൾ കഴിക്കത്തില്ല നമ്മളെത്തന്നെ ശർദിക്കുവോ എന്തേലും ചെയ്യും ആ അവസ്ഥയാണ് അതിനും കാരണം അവര അതിനെ താങ്ങാൻ പറ്റുന്ന ഇത് മാത്രല്ല അത് ഏർ support ചെയ്യാൻ പറ്റും അതിൽ കൂടുതലായി കഴിഞ്ഞാ range കിട്ടത്തില്ല ആ ഒരവസ്ഥ പക്ഷെ നീ എന്തുകൊണ്ടും എടുക്കുന്നത് better ജിയോയാരിക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം offer നും offer പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവരുടെ fiber ൻറെയും വരുന്നുണ്ടല്ലോ ആഹ് ഫൈബ FTTFFiber To The Form അതാവുമ്പോ പിന്നെ നമ്മടെയീ cable കാരോട്ടുള്ള

ആ അതെന്നെ അതെന്നെ നമ്മടെ സുധിയൊക്കെ പോയിക്കൊണ്ടിരുന്ന work

ആ അത് തന്നെ അത് തന്നെ സുജിയും അവന്മാരൊക്കെ എൻ്റെ work ആയിരുന്നു

ഹും പക്ഷേ അത് fiber വരുമ്പഴേക്കും ഉപയോഗിക്കുന്ന speed പക്കായിരിക്കും കാരണം fiber ഇൽ കൂടെയുള്ള net നമ്മളെ സാധാ ഇതല്ലല്ലോ ഹും fiber ൻറെ കാര്യത്തിൽ വരുമ്പോ direct നമുക്കത് വരുവല്ലേ connection വരുവല്ലെ ഇതിന്റെ നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാത്തിന്റെയും ഈ നമ്മളെ net ന്റെയൊക്കെ submarine cable വഴിയാണ് സാധനം കേറി വരുന്നത് കടലിന്റെ ആടീൽ കൂടെയാണ് ഇതിന്റെ cable ൻറെ ഉറവിടം കേറി വരുന്നത് ആ ഇതിന്റെ original ഇതിന്റെ location എറണാകുളം ആയിരിക്കും അവിടുന്നായിരിക്കും spread ചെയ്ത സാധനം വരുന്നത് നമ്മളുദ്ദേശിക്കുമ്പം ഏർ range കേറി വെര്ന്ന ന്നിളേ പക്ഷെ നമ്മളിപ്പോ ഈ ഗൂഗിൾ കാര്യങ്ങൾ ഇതെല്ലത്തിന്റെയും പരിധിക്കിരിക്കുന്നത് submarine cable വഴിയാണ് ഇതിന്റെ connection കൾ അമേരിക്കയിലിരിക്കുന്ന അതിനകത്തെ മറ്റ ഏർ ഇവന്മാർ അവിടെ അടിച്ച വരുന്ന സാധനങ്ങൾ ഇനിക്ക് കിട്ടണമെങ്കിൽ cable വഴിയാണ് ഇങ് കേറി വരുന്നത് പിന്നെ ഇനിയിപ്പോ satellite വഴിയൊക്കെ ആവുമ്പോഴേക്കും ഇച്ചിരിയോടെ better experience ആയിരിക്കും എലോൺ മസ്ക് പറഞ്ഞില്ലേ മറ്റേ net ഇന് ഇനിയിപ്പോ പുള്ളിക്കാരൻ പുള്ളിക്ക് ഒരു അവസരം തരുവാണെങ്കിൽ ഏർ internet നെ satellite വഴി വിടാം അതൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ഇതാണ് കാരണം tower കളുടെ tower കൾ ഇല്ലാതാവു tower ന്നുള്ള കാര്യം ഇല്ലാതാവുകയാണ് പിന്നെ satellite അല്ലെ satellite ന്ന് direct കേറി വേരുവല്ലേ പിന്നെ full satellite പക്ഷെ പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു ഇത് വെക്കണം തോന്നും കാരണം ഇത്രേം power എടുക്കണ്ടായോ കാരണം പുള്ളിടെ പുള്ളി idea കാണിക്കുന്നു പുള്ളി വേറെ ഇതില്ലല്ലോ പുള്ളി ഇന്നത്തെ കാര്യല്ല ചിന്തിക്കുന്നേ വരും തലമുറകളുടെ കാര്യാണ് പു ള്ളി നമ്മളിന്നത്തെ കാര്യം ചിന്തിച്ചുറങ്ങുമ്പോൾ പിന്നെ പുള്ളി double അപ്പുറതാണ് ഒന്നുആവത്തില്ല ഇനീപ്പോ ഫൈവ് ജി വരുന്നുണ്ടല്ലോ

ആഹ് ഇപ്പൊ എല്ലൊം ഫൈവ് ജിയാ പക്ഷെ കുറച് കൂടെ കഴിഞ്ഞിട്ട് എടുക്കുന്നയാരിക്കും നല്ലത് നീ എടുക്കുന്ന ഒരു phone നീ ഏതാ എടുതത് ഫൈവ് ജി ആണോ ആഹ് അപ്പൊ പിന്നെ കുഴപ്പോല നീ ഇപ്പൊ ഫൈവ് ജി എടുക്കുന്നയാ നല്ലത് കാരണംന് വെച്ച കഴിഞ്ഞാൽ

കാരണം പണ്ട് ടു ജി ഉപയോഗിച്ച കൊണ്ടിരിന്നത് ഏർ ത്രീ ജി ആയപ്പോലേക്കും ടു ജി എല്ലാരും വെറുത്ത് കാരണം എങ്ങനേലും range മതിന്നുള്ളതായിരുന്നു ത്രീ ജി ടെ speed കണ്ടപ്പഴേക്കും ത്രീ ജി ആയി ഫോർ ജി വന്നപ്പഴാത്തെരും ത്രീ ജി എല്ലാരും എടുത്തിട്ടങ് കളഞ്ഞു ഇപ്പം ആ ഇപ്പൊ ത്രീ ജി speed ഒക്കെ കണ്ടു കഴിഞ്ഞ ആള്ക്കാര് phone എടുത്ത് പൊട്ടിക്കും പണ്ടെന്നു വച്ച ത്രീ ജി മതിയാരുന്നു ഉം ആഹ് പണ്ടെന്ന വച്ച ഇങ്ങനെ അലർന്നല്ലോ പണ്ട് ത്രീ ജി ന്ന് വച്ചാ ആൾക്കാർ ഇഷ്ടപെടുന്നയാ പിന്നെ ഫോർ ജി ആയപ്പഴത്തേലും അത് അംബാനിയാണ് ഏർ എല്ലാരേം net കാണാൻ പഠിപ്പിച്ചെന്ന് തോന്നു കാരണം പുള്ളി ഇല്ലേ offer കൊണ്ടുവന്നത് free ആയിറ്റ്‌ രണ്ട് വർഷം free ആയി കൊടുത്തില്ലേ എല്ലാര്ക്കും net ന്ന് വെച് കയിഞ്ഞാൽ full ഉം free യാക്കി കൊടുത്തില്ലേ കാരണം ന്ന് വെച് കയിഞ്ഞാൽ എല്ലാരും ഈ free വന്നപ്പോഴനു മ്ചം എല്ലാരും അവിടത്തനായിപ്പോയി കാരണം ബാക്കി ഉള്ളവർക്ക് ഇത്രേം കിട്ടുന്നില്ല കാരണം അവർ എല്ലാം ആൾക്കാരുടെന്നു പിഴിഞ്ഞു മേടിച്ചോണ്ടിരുന്നതാ പൈസ ഈ ഐഡിയയും എയർടെല്ലും എല്ലാരും പിഴിഞ്ഞമേടിച്ചോണ്ടിരിക്ക

ആഹ് പിന്നെന്നുച്ചുകഴിഞ്ഞാല് ഏർ അവർക്കും കാരണം പൈസ എത്രയും free കൊടുക്കുമ്പോഴത്തെന് പിന്നേം പിന്നേം കാര്യം ആദ്യമേ അവർ തുച്ഛമായൊരു തുക വച്ചോണ്ട് അല്ലെ അവർ ഇട്ടത് അല്ല ആ രണ്ട് വര്ഷെങ്കിലും പുള്ളിക്ക് അങ്ങന കാണിക്കാന് പുള്ളിക്ക് തോന്നിയല്ലോ ഈ പറയുന്ന ഇവര് കാണിച്ചിലല്ലോ പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു comedy ന്നു വെച്ചുകയിഞ്ഞാല് ഇവര് നമ്മുടെ ഏർ ജിയോക് പിന്ന payment ആയിരുന്നു. ജിയോയ്ക്ക് recharge മ്മ് phone വിളിക്കാനെങ്കിൽ ഒക്കെ പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നതായിരുന്നു. അപ്പോഴത്തേനും മറ്റവര്‍ free കൊടുത്ത് എയർടെൽലും വൊഡാഫോണും ആഹ് അവരെല്ലാം free കൊടുത്തു അഹ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ അന്നും free ആയിരുന്നു കാരണന്തെന്ന് ച് യിഞ്ഞാൽ free ന്ന് ച് കയിഞ്ഞാൽ normal free അല്ലേ മറ്റേ ഇത്രേ ഇതിണ്ട് ഏർ ഇപ്പോം നൂറ്റിഅമ്പതുരൂപയ്ക്ക് കഴിഞ്ഞ unlimited call അങ്ങനെയുള്ളത് ഐ പി എല്ലാ ആഹ് ആഹ് അത്എന്നെ ആഹ് കാളികാണാലോ പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഇത് അറിയുവോ ഇപ്പൊ അവർ അങ്ങനെ കൊടുക്കുന്നനത് തന്നെ ഏർ രണ്ടു കാര്യങ്ങളാ കാരണം ഒരുപാട് പേര് അവരെ ഉപയോഗിക്കുന്നില്ല കാരണം വ്യവസായങ്ങൾ അന്നേരം നടക്കുന്നില്ല കാരണം ഒരുപാട് ഏർ net ൻ്റെ speed ഒരുപാട് കുറയുവാ കാരണന്ന് പന്ത്രണ്ടു മണി തൊട്ട് വെളുപ്പിന് വരെ ആവുംബോഴാതെന്നും ഒരുപാട് പേര് കിടന്നുറങ്ങുന്ന സമയം കാരണം phone അന്നേരം നിശ്ചലം net using കൊറവ് അങ്ങനെക്കെ ആണ് net ന് speed അങ്ങനെ കേറുന്നത്. അപ്പൊ അതിനെ അവര് correct ആയിട്ട് ഏർ agree ചെയ്തു കാരണം വെച്ചാ അന്നേരം ഒരുപാട് speed ആവുമ്പോളത്തിനും ആ speed കൊടുത്തയിന ഒരുപാട് customers നെ അവര്ക് ആവുഅല്ല പക്ഷേ നല്ല ഒരു procedure അവർ കാരണം ഇപ്പോളും അവര്ക് ഒരു ഏർ ഇപ്പം വി ഐ യ്ക്കകത് വെച്ചാ ഭയങ്കര എല്ലാര്ക്കു കുറവാണു range ൻ്റെ കാര്യത്തിൽ ഭയങ്കര കുറവാ കാരണം അവര് ഒരുപാട് കാര്യങ്ങള് ഇനി ചെയ്യാൻ ഒണ്ട് ഇല്ലാ അവരീ ഫൈവ് ജി കൊണ്ടവരാന്ന് വച്ചേ കയുമ്പോളത്തേക്ക് ആലോയിച്ചു നോക്ക് ഫൗർ ജി തന്നെ correct കിട്ടുന്നില്ല അതൊരുപാട് ആൾക്കാരോട് negative review കൂടി മേടിക്കും

ആഹ് ഹും

ഇപ്പൊ നീ നമ്മുടെ ഇപ്പോക്കും വോഡാഡോൺ തന്നാണോ ഇപ്പൊ ഇപ്പോളും use ചെയ്യുന്നത് അന്നേരം

ആഹ് office ത്തെ എല്ലാര്ക്കും കൊടുത്തേക്കുന്ന ഈ number thannele ഹും അവിടെ ഏതിനൊക്കെ ഉണ്ടെടാ ഈ range

ആഹ് range ഉണ്ടെങ്കി തന്നെ അവിടെ ഉള്ള വിഷയം നിനക്ക് അറിയുവോ നമ്മുക് correct ആയിട്ട് അങ്ങോട്ട് ഏർ ന call cut ആവത്തില്ലേ ഇടയ്ക്ക് ആഹ് ആഹ് അതാ ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ട്. ഇനി ഇപ്പം ബി എസ് എൻ എൽ ഫൗർ ജി ആവുന്നുണ്ടല്ലോ അത് പക്ഷെ district wise എ ആക്കുക ഒറ്റയടിക്കല്ല district ആദ്യത്തെ നാല് district എങ്ങാണ്ട് ഫൗർ ജി ആവുന്നുണ്ട് നമ്മളിവിടെ ഉണ്ട്' ആകെ ഇതേപോലെ ഇപ്പം ഫൗർ ജി ആക്കീട്ട് ഉള്ള പ്ലാനിങ്ങാ കാരണം അവർക്കിപ്പോഴും ത്രീ ജി അല്ലെരുന്നോ ആകെ ഈ ഫൗർ ജി team ൻ്റെ ഇടയിൽ ത്രീ ജി കൊണ്ടല്ലേ പിടിച്ചു നിന്നത് ആഹ് അപ്പൊ അവരല്ലേ mass അതാ അവര് offer കാര്യങ്ങൾ ആണെങ്കിൽ തന്നെ പക്ഷെ അവര് കൊറച്ചു കൂടി ഒക്കെ ഒന്ന് set up ആവാനുണ്ട് ഇവമ്മാരുടെ കൂടെ ഒക്കെ പിടിച്ചൂ നിക്കണ്ടേ അപ്പൊ അങ്ങനെ ഇച്ചിരി കൂടെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് set ആയി വരാൻ ഉണ്ട് അവര്. ഇപ്പൊ ജിയോ യു എയർടെൽ പിടിച്ചനിക്കണെങ്കിൽ ഇവരൊക്കെ ഒന്ന് level ആയി വരണം എയർടെൽ ഫൈവ് ജി ഇറക്കാൻ പോകുവല്ലേ ഇറാക്കു ഇറക്കും കാരണം എയർടെൽ ഇപ്പം trial run തുടങ്ങിയല്ലോ അപ്പൊ അതാവുമ്പോഴത്തെലും ഫൈവ് ജി ആവുമ്പോഴത്തെലും rocket ആവും എന്നാണ് പറയുന്നത്

browsing ഇൽ തന്നെ കൊറേ ഏർ gb കാരണംഎന്ന് വെച് കഴിഞ്ഞാല് ഇവ normal വലിച്ചെടുക്കുമ്പോ തന്നെ നല്ലൊരു mb പോവും അപ്പോ ഫൈവ് ജി ആമ്പോഴത്തേനും അത്രേം കൂടെ ആ പെട്ടന്ന് അന്നെ ആയിരിക്കും അയിന്റെ നമ്മടെ ആ ഒരു ആഹ് നമ ഏർ ഇതെടുക്കുന്നത് നമ്മടെ ഒരു ഗൂഗിൾ തന്നെ browse ചെയ്‌ത്‌ വരുമ്പോഴത്തേനും അയിന്റെ ആ ഉ അതുപോലെ യൂട്യൂബൊക്കെ ആമ്പോക്കും അത്രേം ആ server എല്ലാം കൂടെ setup ആക്കി അവര് ഏർ എടുക്കുമ്പത്തേനും നല്ലൊരു mb നമ്മടെ account ന്ന് പോവൂ ഏർ ഇതിനത് പോവും ചെയ്യാൻപറ്റാതിനും ഇച്ചിരി ഊട range കൂട്ടിയായിരിക്കും എടുക്കും rate ഉം കൂടും എന്തെങ്കിലൊക്കെ അവർ വരും ആഹ് ആഹ് വൊഡാഫോൺ നഷ്ട്ടത്തിലാന്ന പറയിന്നെ

ഉം ഉം ആർക്കാ വി ഐ ക്കില്ല

ഉം നമ്മടെ ഇവിടെയുള്ള എല്ലാരിക്കും ജിയോയും എർടെലുംആ കൂടുതലും ആൾക്കാരു മറ്റ് വൊഡാഫോൺ ഉള്ളതെല്ലും port ചെയ്‌ത്‌ ഐർട്ടിലോട്ട് ആയി ഉം കൊറേപ്പേര് ജിയോലോട്ട് മാറി ഏർ ഇവിടെ മറ്റേ FTTH ഉണ്ട് ജിയോടെ തന്നെ ജിയോടെ തന്നെ FTTH ഉണ്ട് നല്ല speed ആ